ഹലോ അതെ അതെ എങ്ങനെ ഉണ്ട്? ഓഹ് സുഖായി ഇരിക്കുന്നു. എവിടെ സ്കൂളിൽ ആണല്ലേ കോളേജിൽ. ഹലോ ജഅഫർ അല്ലേ

നാട്ടില് വന്നിരുന്നാൽ വന്നപ്പോ നമ്മളെ കൂട്ടുകാരൊക്കെ സംസാരിക്കായിരുന്നു ആഹ് അപ്പൊ പെട്ടെന്ന് നിന്നെ ഓർമ്മ വന്നു. പിന്നെ നിന്നെ അങ്ങട്ട് വിളിക്കാ ന്ന് കരുതി. സൗണ്ടിന് എന്തേലും കംപ്ലയിന്റ് ഉണ്ടോ? സൗണ്ട് എന്തേലും കംപ്ലയിന്റ് ഉണ്ടോ അവിടുത്തെ സൗണ്ട് കുറവാണല്ലോ ആഹ് പിന്നെ എന്തൊക്കെ വിശേഷം? എങ്ങനെ ഇല്ലല്ലോ ഓക്കേയ് അല്ലേ ഇപ്പൊ ഓഹ് പിന്നെന്താ അതന്നെ ഏഹ് നാട്ടിലെങ്ങാനും ലോകകപ്പിന്റെ ആരാധകരുണ്ടോ കട്ട്‌ഔട്ട്‌ ഒക്കെ സ്ഥാപിച്ചിട്ടില്ല. അത് ഉണ്ട് നാട്ടില് ഇപ്പൊ കട്ട്‌ഔട്ട്‌ ഒക്കെ കേറികൊണ്ടിരിക്കാ. ഇപ്പൊ ഇന്നലെ ഒന്ന് കേറ്റി. നെയ്മർന്റെ ഒന്ന് കേറ്റീട്ടുണ്ട്. റൊണാൾഡോ ന്റെ ഇവിടെ സാധ്യത കുറവാ. റൊണാൾഡോക്ക് ഇവിടെ ആരാധകർ കുറവാണ് നാട്ടില്. ഹ്മ് മെസ്സിക്ക് ഉണ്ട്. ആഹ് നെയ്മറിന്റെ റൊണാൾഡോ മെസ്സിന്റെ ഒക്കെ ഒറപ്പല്ലേ? ആരാധകർ കുറവായിരിക്കും അല്ലേ ലോകകപ്പ് ആണ്. എന്നാലും നമ്മളേ ശേത്രിന്റെ കൂടെ ഒന്ന് കട്ട്‌ ഔട്ട്‌ വെച്ചൂടെ? ശേത്രിന്റെ മെസ്സി എങ്ങനെ നമ്മുടെ ശേത്രിന്റെ പുതിയ കട്ട്‌ ഔട്ട്‌ ഒക്കെ ഒന്ന് വെച്ചാൽ എന്താ? ലോക കപ്പാണ് അത് പറയാല്ലോ എന്നാലും കുറവുണ്ടോ?

ഇവിടെ ചെക്കന്മാർ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആഹ് ഇപ്പൊ കുഴപ്പല്ല. അങ്ങനെ പറേയ് ആഹ് ആഹ് അതെന്നെ അങ്ങനെ ശേത്രി ടെ ഒന്ന് വെച്ചൂടെ ചോയ്ക്കാ ഞാൻ പിന്നെന്താ അങ്ങനെ പ്രശ്നം എന്തോ ഉണ്ടെന്ന് പറഞ്ഞേന്നില്ലേ ഇജ്ജ്? നമ്മടെ നാട്ടിൽ അല്ല തൊട്ടപ്പുറത്ത് എന്തോ ആരാധകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ട അടി. ആഹ് അത് ചെറിയ ഒരു തല്ല് ഇണ്ടായിട്ടുണ്ട്. അത് ഇവടെ ഫ്ളക്സ് വെക്ക്ണോടത്ത് ആഹ് ആഹ് ഇവിടെ ആട്ടടിപടിക്കല് നെയ്മറിന്റെ ടീംസ് ആണ് ഫ്ളക്സ് വെക്കണം ന്ന് വിചാരിച്ചത്. പക്ഷേ ഓല് പ്ലാൻ ഇട്ടപ്പളക്ക് മെസ്സിന്റെ ടീംസ് വന്നിട്ട് ഫ്ളക്സ് കയറ്റി ? ആഹ് പിന്നെ ആ സ്ഥലം നല്ല കറക്റ്റ് സ്ഥലം ആണ്. എല്ലാവരും കാണുന്ന സ്ഥലം ആണ് ആഹ് ആഹ് സ്ഥലം ഒന്നായി പോയി ല്ലേഅങ്ങനെ ആഹ് ആഹ് അതും കൂടി ഉണ്ടാവും ല്ലേ? ഇപ്പൊ നമ്മളെ ശരത്തിനോട് ഇങ്ങനെ വിളിച്ചീർന്നു. അപ്പൊ ഓനാണ് ഈ കാര്യം പറഞ്ഞത്. അടുത്ത് വ്യാഴായ്ച ചിലപ്പോ

പിന്നെ കാണാറുണ്ട് എന്നാൽ അതിലേറെ ഒരു പവർ ഒന്നും കൂടി ഉള്ളത് ഏഹ് ലോക കപ്പിനാണ് ലോക കപ്പിനാണ് അത് സ്വാഭാവികമാണല്ലോ ലോക കപ്പിൻറെ കളി ആണല്ലോ. പിന്നെ ഐ എസ് എൽ ഇപ്പൊ എല്ലാരും മറന്നു കൊണ്ടിരിക്കും. നമ്മുടെ കേരള പവറൊന്നും ഇല്ല. പവറില്ല അത് ആഹ് അത് ശരിയാവൊടോ എല്ലാരും ഇല്ല നമ്മള് കേരളത്തിലെ താരങ്ങൾ പുറത്ത്ക്ക് പോവാണെങ്കിൽ അതന്നെ പ്രശ്നം ആഹ് അത് ഇണ്ട്. അപ്പൊ ഏഹ് ടീമിന്റെ അതല്ല പിന്നെ ഇങ്ങനെ ഫുട്ബാൾ മാത്രമാണോ കായികമായിട്ട് താല്പര്യം അല്ല ക്രിക്കറ്റ് മറ്റു വോളിബോൾ ഷട്ടിൽ ഇങ്ങനെയാണോ

എന്ന ഫുട്ബോൾ ഫുട്ബാൾ അല്ലെങ്കിൽ വോളിബോൾ ഭയങ്കര കമ്പം ഉള്ള കാര്യാ ആഹ് ഇണ്ട് കളി ഒക്കെ കാണലിണ്ട് ഞാൻ ട്വന്റി ട്വന്റി കപ്പൊക്കെ കഴിഞ്ഞില്ലേ? ഇംഗ്ലണ്ട് കപ്പടിച്ചു. ഹ്മ്

നാട്ടിലെ അവസ്ഥ എന്താ സുഖായിരിക്കുന്നു ഇങ്ങനെ തന്നെ ഇതിന്റെ ആവേഷോം ഇണ്ട് പിന്നീട് അതന്നെ ലോക കപ്പിന്റെ ആവേശമാണ് മൊത്തത്തിലുള്ളത്. ആഹ് പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങടെ ബ്രസീൽക്കാര് എത്ര നോക്കിയാലും അർജന്റീന ന്റെ അവിടുക്ക് എത്തൂല. കപ്പ് ഇപ്രാവശ്യം നമ്മളേ കൊണ്ടോവൂ. അർജന്റീനയേ കൊണ്ടോവൂ. ഹമ് ആഹ്

അതിനെ കുറിച്ച് ബേജാറാവണ്ട. അതിപ്പോ അതായത് പത്ത് പന്ത്രണ്ട് വർഷം കെയ്യട്ടെ. എന്നാൽ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞാല് മമ്മൂക്ക പറഞ്ഞ പോലെ ഇന്ത്യയും എന്താകും വേൾഡ് കപ്പിൽ കേറും. ആഹ് ഇങ്ങളെ ഇണ്ടായാ മതി ആഹ്അപ്പോഴേക്ക് മറ്റേ സുനിൽ ശത്രിക്ക് വയസ്സ് കൊറേ ആവും. ഓൻ അങ്ങട്ട് വിരമിക്കും. ആഹ് സുനിൽ ശത്രി വിരമിക്കും. അതൊരു വിഷമള്ള കാര്യാണ്. എന്നാലും ഒരുപാട് യുവപ്രതിഭകളുണ്ടല്ലോ നമ്മളേ ആഹ് പ്രതിഭകളുണ്ട്. നമ്മളെ ഇപ്പൊ ഇന്ത്യ ഒക്കെ പ്രതേകിച്ച് കളിയൊണ്ട് വല്യേ താൽപ്പര്യം ഒന്നും ഇല്ല. പിന്നെ എങ്ങനെ ഒക്കെ ആഹ് അത് ഗവണ്മെന്റിന്റെ പ്രശ്നം ആണല്ലോ? ഈ ഓഹ് നീ ശ്രദ്ധിച്ചുക്ക്ണോ അഥവാ ഇതേ സമയത്ത് ക്രിക്കറ്റിനാണെങ്കില് ഓരോ ഓരോ ആവശ്യം നമുക്കുണ്ട്.ഏകദേശം ഒരുപാട് സർക്കാർ ആനുകൂല്യങ്ങൾ സപ്പോർട്ടല്ലാം ഉണ്ട്. ഈ സമയത്ത് ഇപ്പൊ ഫുട്ബോളിന്റെ കായിക ലോകമാകുമ്പോ കാണാം എന്ത് കുറച്ചും കൂടി മുകളിൽ കാണിക്കാറൊള്ളു പൊതുവെ അങ്ങനെയാണ് കാണാറുള്ളതും.

ഈ സപ്പോർട്ടിനല്ല പ്രശ്നം. ഹ്മ് സപ്പോർട്ട് ആണ് പ്രശ്നം. ഒന്നാമത് അതാണ് പിന്നൊന്ന് ഇങ്ങളെ ഇന്ത്യ നമ്മക്ക് പ്രതിഭകളെ തെരെഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല എന്ന് പറഞ്ഞാല് അതിലെന്താണ് വേണ്ട് അതിലും കൂടുതൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ ആൾക്കാർ ഇപ്പൊ വേറെ വേറെ കളിന്റെ കാരണം എന്തെന്ന് അറിയാല്ലോ

അറ്റ്ലിസ്റ്റ് സ്റ്റേറ്റ് സാധ്യത കിട്ടേണ്ട ഒരു പ്ലെയർ അല്ലേ താനും. . അതെ അതെ പിന്നെ നാട്ടിൽ ഇല്ലേ മറ്റേ കേരളോത്സവം കഴിഞ്ഞോ? ആഹ് ഓക്കേ ഓക്കേ ഓഹ് അത് കയിഞ്ഞില്ലേ അതിന്ന് വിളിക്കാ ട്ടോ ശരി ശരി